ഇനിയും നമ്മുടെ ഇത് തുടരുന്നതാണ് ഇപ്പോ തൽക്കാലത്തേക്ക് നിർത്തുന്നു.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

ചിത്രം box office ൽ വൻവിജയമായിരുന്നു അതേ വർഷം തന്നെ എൻ ലിങ്കുസ്വാമി എന്ന ചിത്രവും അഭിനയിച്ചു നന്ദി നമസ്കാരം നമസ്ക്കാരം എൻ്റെ പേര് അഖില് ഞാന് ഏർ ഈ conversation ന് വേണ്ടിട്ട് invite ചെയ്തിട്ടുള്ള എൻ്റെ സുഹൃത്ത് സൂര്യേനെ ആണ് ഞങ്ങള്‍ discuss എയ്യാൻ പോകുന്ന topic അഹ് entertainment നെ കുറിച്ചാണ് entertainment എന്ന് വെച്ചാൽ വിനോദങ്ങൾ

ഈ രീതിയിലുള്ള കായിക വിനോദങ്ങളിലൊക്കെ ഞാൻ ഒരുപാട് ഏർപ്പെടാറുണ്ട് പിന്നെ ഞാന് പാട്ട് നന്നായി ആസ്വദിക്കുന്ന ആളാണ് പാട്ട് പാടില്ലെങ്കിൽ കുടും ഏർ പാടില്ലെങ്കിൽ കൂടി പാട്ട് നന്നായി ആസ്വദിക്കുന്ന ആളാണ് പാട്ടിനെ കുറിച്ച്

നമ്മുക്ക് സൂര്യയുടെ entertainment എന്തൊക്കെയാ എന്ന് നമ്മുക്ക് അറിയാം ആ അഖിൽ അഖില് പറഞ്ഞ പോലെ തന്നെ എനിക്കും പാട്ട് ആസ്വദിക്ക ഭയങ്കര ഇഷ്ട്ടാണ് പ്രത്യേകിച്ച് പഴയ പാട്ടുകൾ പഴേ പാട്ടുകൾന് ഒരു പ്രത്യേക feel ആണ് അത് ആസ്വദിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ട്ടാണ് അത്പോലെ തന്നെ dance കാണാനും ഞ എനിക്ക് കളിക്കാനും ഭയങ്കര ഇഷ്ട്ടാണ് അതേപോലെ തന്നെ movies ഈ cinema കൾ ഏർ അത് പല തരത്തിലുള്ള cinema കൾ ഉണ്ടല്ലോ എനിക്ക് കുറച്ചും കൂടി ഇഷ്ട്ടം തമാശേം പിന്നെ കുടുംബപരമായിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്ന movies ഒക്കെയാണ് ഏർ എനിക്ക് ഇഷ്ട്ടം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പൊ എനിക്ക് കുറച്ചുംകൂടെ ഏർ എൻ്റെ ഒരു life നെ എടുത്ത് നോക്കുമ്പോ എനിക്ക് കുറച്ചും കൂടെ ഒരു ഏർ എന്തപറയ സന്തോഷോ എൻ്റെ life ൽ stress ഒക്കെ മാറ്റിയിട്ട് ഏർ ഞാന് ആ ഒരു എൻ്റെ entertainment ലേക്ക് മാത്രം ഏർ ക് concentrate എയ്യുമ്പൊ എനിക്കൊരു പ്രത്യേക സന്തോഷോം ഒരു സുഖവും ഒരു സമാധാന പരമായ feel ഒക്കെ എനിക്ക് കിട്ടാറുണ്ട് സൂര്യ പറഞ്ഞ വളരെ ശരിയാണ് ഈ entertainment കൾ അല്ലെങ്കിൽ വിനോദങ്ങൾന്ന് പറയുന്നെ അതിന്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മടെ stress അല്ലെങ്കില് നമ്മടെ അഹ് വിഷാദം depression അല്ലെൽ നമുക്കെന്തെങ്കിലും മനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളൊക്കെയിണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെയുള്ളൊരു ഒളിച്ചോട്ടം കൂടിയാണ് entertainment അല്ലെ വിനോദങ്ങൾ എന്ന് പറയുന്നത് നമ്മുക്ക് കുറച്ച് സമയം നമുക്ക് വേണ്ടി ആഹ് കണ്ടെത്താനും അത് പോലെ തന്നെ നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്കൊന്ന് മാറി ചിന്തിക്കാനും അഹ് കുറച്ചു നേരം നമ്മുടേതായ ലോകത്തും ഒതുങ്ങി ഇരിക്കാനും പറ്റുന്ന ഒരു ഒരു ഏറ്റവും വലിയ ഒരു സാധ്യതയാണ് ഈ വിനോദങ്ങൾ എന്ന്

ഉം അത് അത് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞ ഇന്നത്തെ കാലത്ത് ഇപ്പൊ പണ്ടും പണ്ടത്തെ കാലവും ഇന്നത്തെ കാലവും നമുക് നമുക്ക് രണ്ട് era ആയിട്ട് നമുക്ക് വേണെങ്കില് നമ്മുടെ ഈ ജീവിത കാലഘട്ടത്തിൽ തന്നെ നമുക്ക് തരം തിരിക്കാവുന്നതാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാ പണ്ട് കാലത്ത്

മറ്റുള്ളവരെ കുറിച്ചുള്ള കുഞ്ഞു കുഞ്ഞു കുശുമ്പുകളാണേലും കുറ്റം പറച്ചിലാണെ അതൊക്കെ ഒരു വിനോദങ്ങളായിരുന്നു എല്ലാം വിനോദങ്ങളാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ആ മനുഷ്യന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെല്ലാം വിനോദങ്ങളാണ് അത് ഓരോ മനുഷ്യനെ ആശ്രയിച്ചിരിക്കും depend എയ്തിരിക്കും പല മനുഷ്യർക്കും പല വിനോദങ്ങൾ ഇപ്പം ക്ഷെ അഖിൽനുള്ള വിനോദായിരിക്കില്ല എന്റെ ഇഷ്ട്ട വിനോദം അതെ പോലെ തന്നെ അപ്പം പണ്ട് കാലത്ത് അങ്ങനെ ഏർ സംസാരിക്കാനും പിന്നെ കുട്ടിയളെല്ലാരും കൂടി ഒരുമിച്ചിരുന്ന് പലതരം കളികളിൽ ഏർപ്പെടുവായിരുന്നു ഏർ കൊത്തൻകല്ല് പോൽത്തെ കളികാണെങ്കിലും ഇപ്പൊ മുതിർന്നവരായിക്കോട്ടെ ചീട്ട് കളീലാണെങ്കിലും അങ്ങനെയൊക്കെ ഉം ഏർ രസകരമായ കളികളിലും ഏർ വർത്താനങ്ങളിലൊക്കെ ഏർപ്പെടുമായിരുന്നു പക്ഷെ ഇന്ന് അതിനാർക്കു സമയില്ല പ്രത്യേകിച്ച് metro politian cities ൽ പോലെയുള്ള ഏർ സ്ഥലങ്ങളിൽ ഏർ താമസിക്കുന്നവർക്ക് ഏർ പരസ്പരം അയല്പക്കക്കാർ ആരാന്ന് പോലു അവർക്കറിയില്ല ഭയങ്കര ജീവ ജീവി ജീവിക്കാൻ വേണ്ടി നെട്ടോട്ടോടുന്ന സമയത്ത് ഏർ entertainment ന് നമ്മൾ സമയം കണ്ടെത്തുന്നില്ല അപ്പൊ അഹ് അങ്ങനെ നം നമ്മ നമ്മടെ സന്തോഷങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മടെ ഇഷ്ട്ടങ്ങൾക്ക് ഒരു സമയം കണ്ടെത്തുമ്പഴാണ് നമ്മടെ ഈ ഒരു stressful life ന് ഒരു സമാധാനം ഉണ്ടാവ അഹ് അതിന് വേണ്ടീട്ട് പലതരം വിനോദങ്ങളുണ്ട് ഇന്നത്തെ കാലത്ത് വളരെ correct ആണ് സൂര്യ പറഞ്ഞതിനോട് ഞാൻ നൂറ് ശതമാനം യോജിക്കയാണ് അതായത് ഏർ എന്റെ ചെറുപ്പത്തിലൊക്കെയുള്ളൊരു വിനോദങ്ങളെ കുറിച്ചൊക്കെ ഞാനിപ്പൊ ആലോചിക്കുകയാണെയിരുന്നു ഏർ സൂര്യാ പ്രത്യേകിച്ച് കൊത്തങ്കല്ലിനെ കുറിച്ചൊക്കെ പറഞ്ഞതോട് ഞാൻ അതിനെ കുറിച്ച് ഇങ്ങനെ ഓർമ്മകൾ അയവിറക്കുകയായിരുന്നു ഞാൻ ചെറുതായിട്ടിരിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ ഇവിടെയുള്ളൊരു ഏറ്റവും പ്രധാനപ്പെട്ടൊരു കളിയായിരുന്നു കൊത്ത കല്ല് കളിക്ക കക്ക് കളിക്ക പെൺകുട്ടി പെൺകുട്ടികൾ ചേച്ചിമാരുടെ കൂടെ ഒക്കെ കൂടി കഴിഞ്ഞാല് കക്ക് കളിക്ക കൊത്ത കല്ല് കളിക്ക പിന്നെ തൊട്ടാ തൊടല് ഇതൊക്കെയായിരുന്നു ഒരു നമ്മക്ക് ആ ആ പ്രായത്തില് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ വിനോദങ്ങൾ എന്ന് പറയുന്നെ പിന്നീട് ഞങ്ങള്

ചെത്തീട്ട് അയിന്റെ rubber ചെത്തീട്ട് ഏർ tire ന്റെ shape അതായത് ചക്രത്തിന്റെ shape ആക്കിയിട്ട് നമ്മളൊരു വണ്ടി പോലെയൊക്കെ ആക്കിയിട്ട് പിള്ളേരെല്ലാരും കൂടി ഇങ്ങനെ ഉന്തിക്കൊണ്ട് നടക്ക ഇതൊക്കെയായിരുന്നു അന്നത്തെ ഓരോരോ പരിപാടികൾ അതൊക്കെ എന്തൊരു മനോഹരമായിട്ടുള്ള കാലഘട്ടാണ് അതൊരിക്കലു ഇനി ഇനി തിരിച്ച് കിട്ടില്ലാന്ന് മാത്രല്ല ഇപ്പോ ഉള്ള തലമുറക്ക് അതെ പോലെയുള്ളൊരു കാലഘട്ടം കിട്ടോന്ന് പോലും സംശയാണ് മൊത്തത്തിലുള്ള നമ്മുടെ entertainment അല്ലെ വിനോദങ്ങള് എന്ന് പറയുന്നതൊരു digital വിനോദത്തിലേക്ക് നമ്മൾ മാറിയിരിക്കും അത് മൊത്തത്തില് ഒരു നമ്മളുടെ സാങ്കേതിക വിദ്യയുടെ ഒരു influence ആയിരിക്കാം അല്ലെങ്കില്

എന്താണെന്നറിയില്ല ഇപ്പൊ ഉള്ള ഒരു കാലഘട്ടത്തിലുള്ള കുട്ടികൾക്ക് ഏർ കൂടുതൽ ഒരു digital അല്ലെങ്കില് virtual ആയിട്ടുള്ള വിനോദങ്ങളില് മുഴുകാനാണ് താല്പര്യം കൂടുതല് അത് കൊണ്ട് തന്നെ അതിലൊരുപാട് അപകടങ്ങളുണ്ടെന്നെനിക്ക് തോന്നാറുണ്ട് കാരണം എന്റെ ഈ ഒരു ഒ പ്രദേശത്തുള്ള എന്റെ പ്രായത്തിലുള്ള കുട്ടികൾക്കൊന്നും നീന്തലറിയാത്തതോ അല്ലെങ്കില് ഓടാനും ചാടാനു അറിയാത്തതോ മീൻ പിടിക്കാൻ അറിയാത്തതോ ആയിട്ടുള്ള ഒരു കുട്ടികളൊന്നു ഇല്ല ഒരു നമ്മക്ക് അപ്പൊ ഈ ചെറുപ്പത്തില് നമ്മള് ഇത്തരത്തിലുള്ള വിനോദങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോ കൊറേ life life skill കള് കൂടി നമ്മൾ പഠിക്കുന്നുണ്ട് അതായത് നമുക്ക് ജീവിതത്തില് പിന്നീട് പല ആവശ്യമായി വരുന്ന പല കഴിവുകളും നമ്മള് നേടിയെടുക്കുന്നുണ്ട് ഈ

ഏർ സമയം കണ്ടെത്താറില്ല അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്താ സൂര്യേടെ അഭിപ്രായം

വീടുകളിലൊക്കെ പശു ഉ പശു ഇല്ലാത്ത വീടില്ല അപ്പൊ കച്ചി കച്ചിത്തുരു എന്തായാലു ഉണ്ടാകും അപ്പൊ അതില് കേറി കുത്തി മറിഞ്ഞ് കളിക്ക ഇന്നത്തെ കാലത്ത് പക്ഷെ കുട്ടികൾക്ക് കച്ചി എന്താണെന്നോ അത് കണ്ടിട്ട് പോലു ഇല്ല പക്ഷെ അഖിൽ പറഞ്ഞ പോലെ അത് സാങ്കേതികതയുടെ വളർച്ച ഏർ ഉള്ളത് കൊണ്ടാണ് അതായത് ഇപ്പൊ video games വന്നു phone വന്നു ഉം പിന്നെ അതെ പോലെ തന്നെ computer അതിന്റെയൊക്കെ പക്ഷെ അതൊക്കെ വളരണം വളരണ്ട എന്നല്ല പക്ഷെ അതൊക്കെ എന്താണെങ്കിലും അമിതമായാൽ വിഷമാന്നുള്ളൊരു അവസ്ഥയിലാണ് ഇന്നത്തെ തലമുറ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇരുപത്തി നാല് മണിക്കൂറും phone laptop internet അതിന്റെ മുന്നിൽ തന്നെയാണ് പക്ഷെ അതിന് merits ഉണ്ട് നല്ല ഗുണങ്ങളു ഉണ്ട് പക്ഷെ എന്നാ ചീത്ത വശങ്ങളു ഉണ്ട് നമ്മടെ കഴിവ്‌കൾ ചിലപ്പോ നമ്മക്ക് അതിൽനി നമ്മ നമ്മള് ഉറക്കി കിടത്തേണ്ട അവസ്ഥ വരും ഇങ്ങനെയുള്ള ഏർ internet ന്റെയൊക്കെ മുന്നിലിരിക്കുമ്പോൾ ഇപ്പം ഒരു ഉദാഹരണം പറയു ആണെങ്കില് ഏർ ഒരു വിനോദമാണ് ഇന്നത്തെ കാലത്ത് വന്ന rummy ന്ന് പറയുന്നൊരു game അഖിൽ കേട്ടിട്ടുണ്ടാവും അതില് നമ്മള് കളിക്കുമ്പോ അത് പല ഇന്നത്തെ പ ഇപ്പൊ അഖിൽ പറഞ്ഞു പല age ൽ അതത് പല സ്ഥായത്തിൽ നമുക്ക് പല വിനോദങ്ങളാണ് കുഞ്ഞതായിരിക്കുമ്പോൾ കൊത്തങ്കല്ല് tire ഉരുട്ടി കളിക്ക അല്ലെങ്കി ഇന്നത്തെ കാലത്താണെങ്കില് കോണിയും പാമ്പൊക്കെ ഉണ്ട് ഏർ കുഞ്ഞു കുഞ്ഞു അങ്ങത്തെ പല കളികളുണ്ട് കുറച്ചും കൂടെ വലു വലുതാവുമ്പോ നമുക്ക് football cricket ആകും കൊറേയും കൂടെ വലുതാവുമ്പോ അതൊക്കെ കൊറേയും കൂടെ ഏർ പുരോ ഏർ developed ആയിട്ടുള്ള വല്ല രീതിയിലുള്ള കളികളിലേക്ക് കടക്കും പക്ഷെ ഈ rummy ന്ന് പറയുന്നത് ഏർ ഒരു online game ആണ് അത് എല്ലാ പ്രായക്കാർക്കും കളിക്കാൻ പറ്റുന്ന അതായത് ചീട്ട് കളി അത്യാവശ്യം അറിയാവുന്നവർക്ക്‌ കളിക്കാൻ പറ്റുന്ന ഒരു game ആണ് എന്റെ ഒരറിവില് അത്

അവർടെ ഭാര്യേടെ സ്വർണം പോലും വിറ്റു തൊലച്ചിട്ടാണ് അത് കളിക്കുന്നത് അവസാനം കടം കേറി അയാൾ ആത്മഹത്യ ചെയ്തു ഭാര്യേം രണ്ട് മക്കളെയും ഏർ ഉപേക്ഷിച്ചിട്ട് അപ്പം അതാണ് ഞാൻ പറഞ്ഞത് ഇന്നത്തെ കാലത്ത് ഏർ എന്താ പറയാ internet ൻറേം computer ൻറേം അഹ് phone ന്റെയൊക്കെ ഉപയോഗം വളരെ നല്ലതാണ് നമുക്ക് ആവശ്യം ഉള്ളതാണ് പക്ഷെ അത് അമിതമായി കഴിയുമ്പോൾ ഇത് പോലത്തെ പല പല തകർച്ചകള് വരാൻ വളരെ അധികം സാധ്യതയുണ്ട് പിന്നെ അത് മാത്രല്ല അഖില് പറഞ്ഞ വേറൊരു point ഉണ്ട് അതായത്

അത് പോലെ തന്നെ ശാരീരികമായിട്ടല്ല മനസികമായിട്ടും നമ്മള് കുറച്ചും കൂടെ strong ആകുവായിരുന്നു എന്തെങ്കിലൊരു മുന്നിലൊരു പ്രശ്ണം വന്ന് കഴിഞ്ഞാൽ അതിനെ ഓ overcome ചെയ്യാൻ തരണം ചെയ്യാൻ നമ്മുക്ക് സാധിക്കുവായിരുന്നു പക്ഷെ ഇന്നത്തെ കാലത്ത് മുന്നിലൊരു പ്രശ്നം വന്ന് കഴിഞ്ഞാ അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യണ്ടതെന്നറിയില്ല അത് മാത്രല്ല ഇത് പോലെയുള്ള outdoor games കൾ ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ ഇല്ലാത്തതിന്റെതായ കുറവുകൾ ഒരുപാട് ഇന്നത്തെ കാലത്ത് നമ്മടെ ശാരീരികമായിക്കോട്ടെ നമ്മടെ മാനസിക വളർച്ചയെ വരെ ഒത്തിരി അത് ബാധിക്കുന്നു കാരണം ഒത്തിരി നേരം നമ്മൾ phone ൽ ചിലവഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു computer ന്റെ മുന്നിൽ ചിലവഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ brain നെ അത് വൽ ഒരുപാട് രീതിയിൽ ബാധിക്കും പൊറത്തെറങ്ങി നമ്മള് കാണേണ്ട കാഴ്ചകഉണ്ട് അതില് അതൊക്കെ നമ്മള് miss ആക്കുകയാണ് ചെയ്യുന്നത് അതിലൂടെ അപ്പം ന്നേ അഖില് പറഞ്ഞ ഈ points നോടെല്ലാം ഞാൻ വളരെ അധികം യോജിക്കുന്നുണ്ട് അതൊക്കെ നമ്മള് ഒ ഇതൊക്കെ സത്യം പറഞ്ഞ ഒന്ന് ഇരുന്ന് ചിന്തിക്കെണ്ട വലിയ വലിയ ചർച്ചാ വിഷയം ആക്കേണ്ട points കളാണ് അഖില് പറഞ്ഞത് Hello

സംഭവത്തിന്റെ ഏറ്റവും വലിയ ഒരു ദൂഷ്യ വശത്തെ കുറിച്ചാണ് സംസാരിച്ചത്

പക്ഷേ അയിലൊരു കാര്യം മനസ്സിലാക്കണം ഈ entertainment എന്ന് പറയുന്നത് അഹ് ചില കാര്യങ്ങൾ മാത്രല്ല ഇപ്പൊ ഏതൊക്കെയാണ് entertainment എന്ന് ഉള്ളെ എട്ത്ത് കഴിഞ്ഞാൽ നമ്മക്ക് പറയാം ഏർ dance പാട്ട് cinema കാണൽ അത് മാത്രല്ല entertainment സത്യം പറഞ്ഞ് കഴിഞ്ഞ എല്ലാം entertainment ആണ് അതായത് ഇപ്പം ഏർ ഒരു example പറയുകയാണെങ്കില് comedy അതെ പോലെ തന്നെ magic shows circus ഉകൾ അതെ പോലെ തന്നെ പല ഏർ തരത്തിലുള്ള sports അതെ പോലെ തന്നെ നമ്മ നമ്മക്ക് ചെലോർക്ക് ഭയങ്കരായിട്ട് pets അഹ് animals നെ ഇഷ്ട്ടപെടുന്ന ആൾക്കാരൊക്കെ മൃഗങ്ങളെ വീട്ടില് വളർത്താൻ അവരെ പൊന്നു പോലെ സ്നേഹിക്കാന്

പലതാണെന്ന് മാത്രം ചിലത് വളരെ ദോഷം ചെയ്യുന്നതും ഉണ്ട് അഹ് അല്ലെ അഖിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് entertainment എന്ന് പറയുന്ന ഒരു സംഗതിയന്നെ ഒരു ആൾക്കാരുടെ ഒരു വ്യക്തിയുടെ individual ആയിട്ടുള്ള ആസ്വാദനം അനുസരിച്ചിരിക്കും ഒരാൾക്ക് ഏർ entertainment ആയിട്ടുള്ള ഒരു സംഗതി ആവണംന്നില്ല വേറൊരാൾക്ക് entertainment ആവണെന്നുള്ളത് ഇപ്പൊ എനിക്ക് പാട്ട് പാടുന്നത് പാട്ട് ആസ്വദിക്കുന്നതായിരിക്കാം entertainment അതെ സമയത്ത് എന്റെ സുഹൃത്തിന് ഏർ വേറെ എന്തേലും ആയിരിക്കാം entertainment അയാൾക്ക് dance കളിക്കുന്നതോ ചീട്ട് കളിക്കുന്നതോ അല്ലെങ്കിൽ cycle ചവിട്ടുന്നതോ എന്നതായിരിക്കാം entertainment അപ്പൊ ഓരോ വ്യക്തിക്കും അയാളുടെ അടിസ്ഥാനപരമായിട്ടുള്ള സ്വഭാവത്തിന് അനുസരിച്ചിട്ടിരിക്കും ആയാളെന്താണൊ ആസ്വദിക്കുന്നത് അയാളെന്താണ് ആസ്വദിക്കാത്തത് എന്നത് ഇപ്പൊ ഒരേ വ്യക്തിക്ക് തന്നെ പല സമയത്തും പലതിനെ പലതിനോടായിരിക്ക ഇഷ്ട്ടം ആ ഒരേ ഇപ്പൊ പാട്ട് ആസ്വദിക്കുന്ന വ്യക്തിക്ക് ഏത് നേരവും പാട്ട് ആസ്വദിച്ചോണംന്നില്ല അയാൾടെ emotions നെ അനുസരിച്ചും അയാൾടെ mood ന് അനുസരിച്ചും അയാള് അഹ് ജീവിതത്തിലൂടെ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ചും അയാൾടെ entertainment നുള്ള ഒരു ഏർ താല്പര്യങ്ങള് മാറാം ഉദാഹരണം പറയുവാണെന്നുണ്ടെങ്കില് ഇപ്പൊ ഞാന് ഒരു വിരഹത്തിലൂടെ കടന്ന് പോകുന്ന സമയത്താണെന്നുണ്ടെങ്കില് ദുഃഖകരമായ പാട്ടുകളായിരിക്കാം ഞാൻ ആസ്വദിക്കുന്ന് അതെ സമയത്ത് ഞാൻ ഒരു tour പോകയാണ് അല്ലെ ഞാൻ ഒരു വിനോദ യാത്ര പോവാണ് ആ വിനോദ യാത്ര പോവുന്ന സമയത്ത് ഞാൻ ആസ്വദിക്കുന്നത് ചിലപ്പോ ഒരു

അതെ പോലെ തന്നെ വ്യക്തികൾക്കടിസ്ഥാനമായിട്ടും ഈ entertainment മാറിക്കൊണ്ടേ ഇരിക്കുന്നു പിന്നീട് നമ്മള് നേരത്തെ ചർച്ച ചെയ്ത പോലെ തന്നെ ഒരേ വ്യക്തി അയാള് അയാളുടെ പല ജീവിത സാഹചര്യങ്ങളിലൂടി കടന്ന് പോകുമ്പോളും അയാളുടെ ആസ്വാദനം മാറുന്നു അതോടൊപ്പം തന്നെ അയാളുടെ ഏർ entertainment ഉം മാറി വരാ അല്ലേ അയാൾ ആസ്വദിക്കുന്ന വിനോദങ്ങളും മാറി വരുവാന്നുണ്ട്‌ അതായത് ഒരു കുഞ്ഞു കുട്ടിക്ക് അയാൾക്ക് ആസ്വാദനം അല്ലെങ്കില് എന്റെ വിനോദം എന്ന് പറയുന്നത് ചിലപ്പോ കളിപ്പാട്ടം വെച്ച് കളിക്കുന്നതായിരിക്കാം ആ കുട്ടി കുറച്ചു കൂടി വലുതായി കഴിഞ്ഞാ ആ കുട്ടിക്ക് കുറച്ചൊരു cycle ഓടിക്കുന്നതായിരിക്കാം entertainment അല്ലെ വിനോദം കുറച്ച് കൂടി മുതിർന്ന് കഴിഞ്ഞാൽ ചിലപ്പോ ആ കുട്ടിക്ക് ground ൽ പോയിട്ട് football കളിക്കുന്നതോ cricket കളിക്കുന്നതോ ആയിരിക്കാം ആസ്വാദനം അല്ലെ ആ കുട്ടി കുറച്ചൂടി വലുതായി കഴിഞ്ഞാ ചിലപ്പോ അയാൾടെ ഏർ entertainment എന്ന് പറയുന്നത് മൊത്തത്തിലൊരു cinema അടിസ്ഥാനം ആ ഒരു രീതീല് visual media ഒക്കെ ആയിരിക്കാം കൊറേ കാലത്തേക്ക് പിന്നീട് അയാള് പ്രായം ചെല്ലുന്തോറും അയാൾക്ക് ചിലപ്പൊ കൃഷിയാകാം പാചകം ആകാം entertainment പിന്നീടൊരു

ഏർ കാരണങ്ങളാലുള്ള അല്ലെ പല സാഹചര്യങ്ങൾ അല്ലെ പല പ്രായത്തില് വരെ ആസ്വാദനത്തില് വ്യത്യാസം വരാംന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് correct അല്ല അഖില് പറഞ്ഞത് hundred percentage നൂറ് ശതമാനം correct ആണ് പക്ഷെ അഖില് പറഞ്ഞത് വ്യക്തികളിൽ വെ വ വ്യക്തികളുടെ മാറ്റങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ condition അനുസരിച്ച് നമ്മക്ക് ഏർ മാറ്റം വരുമെന്നാണ് പറയുന്നത്

തീർച്ചയായും തീർച്ചയായും

നമ്മക്ക് demerits ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട് അതായത് ഈ നമ്മള് വിനോദങ്ങളെ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞ പല തരത്തിലുള്ള വിനോദങ്ങളുണ്ട് അത് ഓരോരുത്തരെയും depend എയ്തിരിക്കും എന്ന് അഖില് പറഞ്ഞു പക്ഷെ അഖില് പറഞ്ഞത് എല്ലാം നല്ല രീതിയിലുള്ളത് ഇനി മോശം രീതിയില് ചിന്തിക്കുകയാണെങ്കില് ഇപ്പൊ ഒരാള് ഒരാക്ക് ചിലപ്പൊ ഒരാളെ ഉപദ്രവിക്കുന്നത് ആയിരിക്കും അതൊക്കെ

എന്താ പറയാ weared ആയിട്ടുള്ള ഏർ

ആ അത് തന്നെ അതായത് ചിലപ്പോ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് ചിലപ്പൊ അയാക്ക് ആസ്വാദനം തരാ പക്ഷെ നമ്മക്ക് അത് വേദനയാണെങ്കി അയാക്ക് അത് ആസ്വാദനാണ് അയാൾടെ entertainment ആണത് അതെ പോലെ തന്നെ

പക്ഷെ അത് മറ്റുള്ളവർക്ക് അത് ആസ്വദിക്കണംന്നില്ല അത് ഓരോരുത്തരുടെ ജീവിത സാഹചര്യവും അതെ പോലെ മാനസികമായ ഏർ condition കളൊക്കെ അനുസരിച്ചായിരിക്കും ഈ പറയുന്ന entertainment കളുടെ ഏർ ഏർ entertainment കൾ മാറി മറിയുക അതെ പോലെ തന്നെ ഇപ്പൊ ഈ അഖില് പറഞ്ഞു പണ്ടത്തെ കാലത്തെ entertainment അല്ല ഇപ്പൊൾ അങ്ങനെ കുറേ മാറിയത് മാറിയ entertainment കള് ഉണ്ട് ഇപ്പം entertainments ഏതൊക്കെയാന്ന് ചോയിച്ചാ എൽ നമുക്കൊത്തിരി പറയാ അതില് ഏറ്റവും common ആയിട്ടുള്ള ഒരു entertainment ആണ് cinema കാണുക cinema കാണുന്നതില് ഏർ എറ്റും easy യും എളുപ്പവു ഉള്ള അല്ലെങ്കില് ഏറ്റവും common ആയിട്ട് നമ്മള് കണ്ട് വരുന്ന ഒരു entertainment ആണ് movies അതേ പോലെ തന്നെ മൺമറഞ്ഞ് പൊക്കോണ്ടിരിക്കുന്ന കൊറേ entertainment കള് വേറെ ഉണ്ട് അതായത് ഇപ്പൊ ഒരു example പറയുകയാണെങ്കി magic shows പണ്ടൊക്കെ എ ഇടക്ക് ഇങ്ങനെ നമ്മള അത്ര ആകാംക്ഷയോടെ കാത്തിരുന്ന അല്ലെങ്കി കാണുന്ന ഒരു ഏർ show യായിരുന്നു magic shows ന്ന് പറയുന്നത് ഈ പ് പല നാട്ടും പുറങ്ങളിലെല്ലാം വന്നിട്ട് അവരെ ഒരു show തന്നെ അത് വലിയ ഒരു grand ആയിട്ടുള്ളൊരു സംഭവം തന്നെയായിരുന്നു പക്ഷെ അതൊന്നും ഇന്നത്തെ കാലത്ത് കാണാനേയില്ല അതെ പോലെ തന്നെ ഉള്ളതാണ് circus കളൊക്കെ പണ്ടൊക്കെ അവര് ഒരു മാസാണ് tent ഒക്കെ കെട്ടി ഒരു നാട്ടിൽ വന്ന് അതൊക്കെ ആ നാട്ടില്‍ അയൽ നാട്ടിലേം ആ നാട്ടിലേം വിനോ വലിയൊരു വിനോദമായിരുന്നു circus കാണാൻ പോവുക എന്നുള്ളത് പക്ഷേ ഇന്നത് എവിടെയെങ്കിലും ചെറുതായിട്ട് വന്നാ പറയാം വന്നു ചിലപ്പം സമയുണ്ടെങ്കിൽ കാണാൻ പോകു ഇല്ലെങ്കിൽ അതു ഉണ്ടാവില്ല അതെ പോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് മണ്മറഞ്ഞു പൊക്കൊണ്ടിരിക്കുന്ന വേറൊരു കാര്യാണ് street performance കൾ അതായത് നമ്മുടെ street കളിലൊക്കെ കാണുന്ന ചെറിയ ചെറിയ performance കളെ പക്ഷെ എനിക്ക് തോന്നുന്നു അത് ഇന്ത്യയിലേക്കാൾ കൂടുതൽ അയൽ രാജ്യങ്ങളില് പ്രത്യേകിച്ച് european countries ലൊക്കെ ചെറിയ ചെറിയ രീതിയിലുള്ള street performance കൾ ഇപ്പൊഴു ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അഖിലിന്റെ അഭിപ്രായെന്താ

പോയ് പോയ് ഇനി അങ്ങനെ ഒരു കാലഘട്ടം തിരിച്ചു വരുമെന്ന് തോന്നുന്നില്ല കൂടുതൽ ആൾക്കാരും അവരവരുടെ ഏർ phone കളിൽ തന്നെ അതിലേറെ മികവുള്ള entertainment കൾ അവർക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം അതിലേക്ക് focus ചെയ്യുന്നത് പിന്നീട് ഏർ ഈ street performance കള് തെരുവ് നൃത്തങ്ങള് തെരുവ് cycle ചവിട്ടം ഡപ്പാൻ കൂത്ത് ഈ രീതിയിലുള്ള ഏർ ഉം കലാ രൂപങ്ങളും അതെ ആ രീതിയിലുള്ള ഈ ഏർ performance കളു ഒക്കെ ഏർ ഉം തീർച്ചയായിട്ടും ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നു ഒക്കെ പോയിരിക്കുന്നു പിന്നീട് നമുക്ക് european രാജ്യങ്ങളിലെ പല videos ഒക്കെ നമ്മള് കാണുമ്പോള് അവിടെ street കളിൽ നിന്നിട്ട് violin വായിക്കുന്നതും അങ്ങനത്തെ കുറച്ച ഏർ performance നടത്തുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും എന്തായാലു നമ്മുടെ ഏർ ഈ ഒരു conversation വളരെ നന്നായിരുന്നു entertainment നെ കുറിച്ച് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു സൂര്യേടെ ഒരുപാട് ആശയങ്ങളെനിക്ക് ഏർ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്റെ ആശയങ്ങൾ സൂര്യക്കും കൊറേയൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് പർ ഏർ ഞാന് വിശ്വസിക്കുകയാണ് ഏന്തയാല് നമ്മുടെ time ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ് ഇത് ഞാന് ഏർ close എയ്യാൻ പോവുകയാണ് സൂര്യക്ക് എന്തേലും add എയ്യാനുണ്ടെ add എയ്യാ